സുഖായിരിക്കുന്നു. അവിടെന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഞാനിപ്പോ ഒരു വിദ്യാഭ്യാസത്തെ പറ്റി ഒരു ആഹ് കഥ വായിക്കുകയായിരുന്നു.

ഉം ശരിയാണ് ഇപ്പോ നമ്മുടെ നാട്ടിൽ ഇപ്പോ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ഏഹ് ലഭിക്കാൻ ഭയങ്കര

ബുദ്ധിമുട്ടായതുകൊണ്ട് ഇപ്പോ അത് മാറി തുടങ്ങിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നെ. എന്നാലും പല ഏഹ് പിന്നോക്ക ജാതിയിൽ പെട്ട വിദ്യാർഥികളും ഉം വിദ്യാഭ്യാസത്തിനു വേണ്ടി മുന്നോട്ടു വരാറില്ലാന്നാണ് എനിക്ക് തോന്നു ഏഹ് തോന്നിയിട്ടുള്ളത്. ശരിയാണ് ശരിയാണ് വളരേക്കുറച്ച് പണ്ടത്തെക്കാട്ടും ഇപ്പോ കൂടുതലാണെങ്കിലും എന്നാലും വള എന്നാലും കുറേ കുട്ടികൾക്ക് ഇപ്പോ കിട്ടാത്ത സാഹചര്യമാണ് വിദ്യാഭ്യാസം ത്തിന്റെ അവസ്ഥ പഠിക്കാനുള്ളൊരു വിദ്യാഭ്യാസത്തിനാണെങ്കിൽ വലിയൊരു പ്രാധാന്യമുള്ളതാണ് നമുക്ക്.

ഒരു മനുഷ്യനെങ്ങനെ പെരുമാറുന്നു എന്നതിൽ വിദ്യാഭ്യാസത്തിനുള്ള പങ്ക് വളരെ അധികാണ്. അപ്പോ നല്ലൊരു വിദ്യാഭ്യാസവും നല്ല കാര്യങ്ങൾ പറഞ്ഞു പഠിച്ചു വരുന്നൊരു വ്യക്തിയാണെങ്കിൽ മാത്രമേ ഒരു സ്ഥലത്തെങ്ങനെ പെരുമാറണം അല്ലെങ്കിൽ എങ്ങനെ

അതെ അതെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുമുണ്ടെങ്കിലും എന്തെങ്കിലും അതീന്നൊക്കെ പോരാടാൻ ഒരു സഹായം തന്നെയാണ് വിദ്യാഭ്യാസം. വിദ്യാഭ്യാസ സമ്പന്നരായ ഒരു ജനത രാജ്യത്തിന് മുതൽക്കൂട്ടാണ്. വല്യൊരു മുതൽക്കൂട്ടാണ്. അത് എല്ലാരും വിദ്യാഭ്യാസം നേടുകയാണെങ്കിൽ വളരെയധികം നല്ലതാണ് പക്ഷേ

എനിക്ക് തോന്നുന്നു സർക്കാർ കുറച്ചും കൂടി നല്ല വിദ്യാലയങ്ങളും

കലാലയങ്ങളും തുടങ്ങി തുടങ്ങിയിരുന്നെങ്കിൽ

നല്ലതായേനെ. പിന്നോക്കം നിക്കുന്ന ആളുകൾക്ക് സൗജന്യമായി പഠിക്കുവാനും കാര്യങ്ങളൊക്കെ ഇതാക്കാരുന്നു. മികച്ച

കലാലയങ്ങൾ വളർത്തുന്നത് നല്ലതാണ് കാരണം, ഇപ്പോ സ്വകാര്യസ്ഥാപനങ്ങളൊക്കെ സ്വകാര്യ കലാലയങ്ങളും

വിദ്യാലയങ്ങളും ഒക്കെ വളരെയധികം കൂടുതലാണ്.

അതെ അതെ അവിടെ വളരെയധികം പൈസ ചെലവും നമ്മക്ക് പഠിക്കണമെങ്കിൽ കൂടുതൽ പൈസ കൊടുത്തു വേണം അവിടെ പഠിക്കാൻ. സർക്കാർ സ്ഥാപനങ്ങളോ സർക്കാർ കലാലയങ്ങളോ വിദ്യാലയങ്ങളോ ആണെങ്കിൽ ഒരു ഒരു കുട്ടിക്ക് അവിടെ സൗജന്യമായി വിദ്യാഭ്യാസം നേടാവുന്നതാണ്. അതെ വളരെയധികം ശരിയാണ്. ഇപ്പഴത്തെ കാലത്തിലാണെങ്കിൽ കൂടുതലും ആൾക്കാര് ഏഹ് മാതാപിതാക്കൾ കുട്ടികളെ സ്വകാര്യ വിദ്യാലയങ്ങളിലും സ്വകാര്യ കലാലയങ്ങളിലും ചേർക്കാനാണ് വളരെയധികം താൽപര്യം. അത് നമുക്ക് എന്റൊരു ഇതിൽ പറയുവാൻ ഉദ്ദേശിക്കുന്നതെന്നുവെച്ചാൽ നമ്മൾ സർക്കാർ ഏഹ് വക വിദ്യാലയങ്ങളിലും കലാലയങ്ങളിലും തന്നെ ആയിരിക്കണം നമ്മൾ ചേർക്കുണ്ടത് ചേർക്കേണ്ടത്. അതെ അതെ പണ്ടത്തേക്കാളും എന്തുകൊണ്ടും സർക്കാർ കലാലയങ്ങളും ഏഹ് നീ വിദ്യാലയങ്ങളും എന്തുകൊണ്ടും മെ മെച്ചപ്പെട്ടിരിക്കുന്നു.

ഇപ്പോൾ തന്നെ നമുക്ക് നോക്കുകാണെങ്കിൽ ഏതൊരു സ്വകാര്യ സ്ഥാപനത്തെക്കാളും സർക്കാർ സ്ഥാപനങ്ങൾ തന്നെയാണ് സക്കാ സർക്കാർ വിദ്യാലയങ്ങൾ തന്നെയാണ് മുന്നോ മുൻപിട്ടുനിൽക്കുന്നത്. അതിപ്പോ പഠനത്തിൻറെ കാര്യത്തിനാണെങ്കിലും കായി കായികത്തിൻറെ കാര്യത്തിനാണെങ്കിലും കലയുടെ കാര്യത്തിനാണെങ്കിലും എന്തുകൊണ്ടും സർക്കാർ കലാലയങ്ങളും വിദ്യാലയങ്ങളും തന്നെയാണ് മുന്നിട്ടുനിൽക്കുന്നത്. അതെ അതെ വളരെയധികം ശരിയാ. വിദ്യാഭ്യാസത്തിൽ കൂടി ജനത വളരെയധികം മുന്നോട്ട് നേട്ടത്തിലോട്ടാണ് പോകുന്നത്. പക്ഷേ നമ്മളുടെ ഇപ്പോ കണ്ടുവരുന്ന ശൈലീന്നുവെച്ചാൽ കുട്ടികൾ ഇവിടുന്ന് പഠിച്ച് പുറത്തുപോയി ജോലി ചെയ്യാനാണ്. അന്യരാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുക അല്ലെങ്കിൽ അന്യരാജ്യങ്ങളിലെ വിദ്യാഭ്യാസം നേടുക നമ്മുടെ കേരളത്തിലും നമ്മുടെ ഭാരതത്തിലും വളരെ ഒരു മികച്ച വിദ്യാഭ്യാസം തന്നെ നൽകപ്പെടുന്നുണ്ട്. എന്നിട്ടും കുട്ടികൾ പുറത്തോട്ട് പോവാനാണ് നോക്കുന്നത്. അതിനോട് യോജിക്കുന്നുണ്ടോ ഡെലക്സ്?

ഇത്രയും കുട്ടികളെ വിദ്യാഭ്യാസം കൊടുത്ത് സർക്കാർ ഇതാക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും നേടാൻ വേണ്ടി അല്ലേൽ നമ്മുടെ രാജ്യത്തിൻറെ ഉയർച്ചയ്ക്ക് വേണ്ടി അവർ പ്രയത്നിക്കയാണെങ്കിൽ അത് എന്തുകൊണ്ടും വളരെ നല്ലതായേനെ. ഇത്രയും അധികം സ്ഥലങ്ങളും പഠിക്കാൻ സ്ഥാപനങ്ങളും ഉള്ളപ്പോൾ എന്തുകൊണ്ടെന്നറിയില്ല ഇപ്പളും കുട്ടികൾക്ക് താൽപര്യം പുറത്തുപോയി അവിടെ പഠിക്കുവാനും അവിടുത്തെ രീതികളിൽ ഏർപ്പെടുവാനുമാണ്. ശരിയാണ് ശരിയാണ് നമ്മുടെ ഈ വിദ്യാഭ്യാസം നമ്മളിവിടെ നേടുമ്പോൾ നമ്മുടെ രാജ്യത്തിന് അതൊരു ന ആഹ് സംഭാവന ചെയ്യണംന്നാണ് വളരെയധികം ശരിയാണ് അല്ലാണ്ട് അന്യരാജ്യങ്ങളിൽ പോകുന്നത് കുറച്ചുകൂടി നമുക്ക് നഷ്ടമാണ്. നമ്മുടെ രാജ്യത്തിൻറെ ഭാവിക്ക്. അതെ കുറച്ചെങ്കിലും കുറയേണ്ടതാണ് ഈയിടെയായിട്ട് വളരെയധികം കൂടിയിരിക്കുകയാണ് ഈ അന്യരാജ്യങ്ങളിൽ പോയി പോയി പഠിക്കുകയും അവിടെത്തന്നെ ജോലി ചെയ്യുകയും പിന്നെ അവിടെത്തന്നെ കഴിയുന്നതുമായ ആൾക്കാർ. അപ്പോ നമ്മുടെ നാട്ടിലൊക്കെ കൂടുതലും കുറഞ്ഞ ഭയങ്കരമായി കുറഞ്ഞുവരികയാണ് ഇവിടെ തന്നെ നിന്ന് ഇവിടെ ജോലി ചെയ്യുക. എല്ലാവരുടെയും ആഗ്രഹം പുറത്തു പോകണം പുറത്തു പോകണംന്ന് തന്നെയാണ്. അതെ ശരിയാണ്. നമുക്കീ വിഷയത്തെപ്പറ്റി നല്ലൊരു ചർച്ച ചെയ്യാനൊരു നല്ലൊരു അവസരമുള്ളതാണ് ടെലെക്സ്. എനിക്കിതിനെപ്പറ്റി കൂടുതൽ നേരിട്ട് കാണുമ്പോൾ കൂടുതൽ ചർച്ച ചെയ്യാം. ആൾക്കാരിലിത് നമ്മൾ എത്തിക്കാൻ ശ്രമിക്കാം. അതെ അതെ സെനീറ്റ നമുക്കെന്തായാലും ഇതിനെപ്പറ്റി കൂടുതൽ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു.